ആ, എടാ നിന്റെ പഠിത്തം ഒക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ എന്താ ജോലി എന്തെങ്കിലും നോക്കുന്നുണ്ടോ?

ആ ശരിയാ നമ്മുടെ നാട്ടിലുള്ള ഒരു ഏറ്റവും വലിയ വിഷയം അതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിച്ച ഏതെങ്കിലും ഒരു വിഷയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ജോലി ഒന്നുമല്ല ഇപ്പോൾ കിട്ടുന്നതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ. അല്ലേ?

നമ്മൾ പഠിക്കുന്നതൊന്നും ജോലി എടുക്കുന്നത് വേറൊന്നും ആണെന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ മൊത്തത്തിൽ. അതേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഈ ജോലി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവർ പഠിച്ച വിഷയത്തിൽ ഉള്ള ജോലി കിട്ടാത്തതുകൊണ്ട് പുറംരാജ്യങ്ങളിൽ ഒക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു രീതിയിലോട്ട് ഇപ്പോ മാറിയിട്ടുണ്ട്. ഈ തൊഴിൽ തന്നെ ആയിരിക്കും അവര് ഇപ്പോൾ ഇവിടെ നിന്നാലും ചിലപ്പോൾ അവർക്ക് കിട്ടുന്നത്. പക്ഷേ ഈ എന്താ പറയുക ഇവിടെനിന്ന് ചെയ്യാൻ ചിലപ്പോൾ അവർക്കൊരു മടിയായിരിക്കും. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും തൊഴിൽ

അവർക്ക് ഇവിടെനിന്ന് ചെയ്യാനുള്ള മടി കാരണം പുറത്തുപോയി അതേ ഒരു തൊഴിൽ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ആണല്ലേ? സത്യമായിട്ടും. കാരണം മാത്രമല്ല അതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ഭയങ്കര വലുതാണ്. കാരണം വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അതിനുള്ളതൊന്നും അല്ല ഇവിടെനിന്ന് കിട്ടുന്നത്. ഇവിടെ ആ ഇവിടെ ആ ജോലിക്ക് തന്നെ ഇവിടെ ഭയങ്കര ശമ്പളവും കുറവായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ കുതിച്ചുയരുന്ന വിലയും മറ്റ് പ്രശ്നങ്ങളും കാരണം ആളുകൾക്ക് അപ്പോൾ പുറം രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുവാൻ അവരെ നിർബന്ധിതരാവുകയാണ്. വേറെ അവരുടെ മുൻപിൽ വേറെ മാർഗ്ഗമില്ല.

അതുകൊണ്ടാണ് പലരും പുറം രാജ്യത്ത് പോയി പണിയെടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നാ. ഇവിടെ കിട്ടാൻ, പല ജോലികളും ഇവിടെ ചെയ്യാൻ ചെയ്യാവുന്നതാണ്. പക്ഷേ എന്താണ് നമ്മുടെ നാട്ടുകാര് എന്ത് വിചാരിക്കും ഈ ജോലി ഞാൻ ചെയ്താൽ? ഞാൻ പഠിച്ച ജോലി അല്ലല്ലോ. അവർ ചോദിക്കില്ലേ അപ്പോൾ എന്നുള്ള കുറേ പ്രശ്നങ്ങൾ കാരണമാണ് പലരും പുറത്തു പോയി ആ ജോലി തന്നെ ചെയ്യുന്നത്.

ഏറ്റവും വലിയ ഒരു കാരണം എന്നു പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജോലികൾക്ക് വലിയൊരു രീതിയിലുള്ള വേർതിരിവ് കാണുന്നുണ്ട്. അതായത് ചില ജോലികൾ വളരെ നല്ല ജോലികൾ ആണ് എന്നാൽ മറ്റു ചിലത് അത്ര പോര എന്നുള്ള രീതിയിലുള്ള ഒരു വേർതിരിവ് ഉണ്ട്.

അത് ആദ്യം തന്നെ മാറണം. എല്ലാ ജോലിക്കും അതിന്റേതായ ഒരു മാന്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ആളുകൾ ആദ്യമേ തയ്യാറാവണം. ആ ഒരു തിരിച്ചറിവ് മരണം അത് ആളുകൾക്ക് എന്ത്‌ന്നാണ്, കൃത്യമായ ഒരു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നേടിയെടുക്കാൻ പറ്റൂ.

കാര്യം. പിന്നെ അതേപോലെതന്നെ വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ജോലിസ്ഥലങ്ങളിൽ ആണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ അവസരം, ജോലി അവസരങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും

ഒരുപാട് നേരിടേണ്ടി വരുന്നുണ്ട്. അതുമാത്രമല്ല ഒരേപോലെ ജോലി ചെയ്യുന്ന, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരേ പോലത്തെ ജോലി ചെയ്യുകയാണെങ്കിലും സ്ത്രീക്ക് കിട്ടുന്ന ശമ്പളം കുറവായിരിക്കും.

നമ്മുടെ നാട്ടിൽ. ആ ഒരു വ്യത്യാസം, അതു കൊണ്ടാണ് പലരും എന്താണ് എത്ര കഷ്ടപ്പെട്ട് ജോലിയെടുത്താലും പലരും നമ്മുടെ നാട്ടിൽ നിൽക്കാതെ പുറം രാജ്യത്ത് പോയി പണിയെടുക്കുന്നത്

അവിടെ പിന്നെയും ഒരു പരിഗണന ലഭിക്കും ഇവർക്ക്. നമ്മുടെ സ്വന്തം നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ അതെ അവരെ, ആ ഒരു ഒരു മുൻവിധിയോടുകൂടി ആണ് സ്ത്രീകളെ വരുമ്പോൾ കാണുന്നത്. ഇത് ഇത് പുരുഷന്മാര് ചെയ്യുന്ന ഒരു തൊഴിൽ ആണ് അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ നിങ്ങൾ ചെയ്താൽ അത്രത്തോളം ശരിയാവില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു മുൻവിധിയാണ്. എന്നാൽ അവർക്ക് ഒരു അവസരം കൊടുത്താൽ അവർ അതിനേക്കാളും ചിലപ്പോ മികച്ച രീതിയിൽ അവർക്ക് അത് തെളിയിക്കാൻ കഴിയും. എന്നാൽ അതിനൊരു അവസരം കൊടുക്കാൻ തന്നെ ആൾക്കാർ തയ്യാറാകുന്നില്ല.

അല്ലാതെ വേറൊരു രീതിയിൽ ഉള്ള അവിടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ല. ഇപ്പോൾ സ്ത്രീകൾ തന്നെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജോലി സ്ഥലത്ത് നേരിടുന്നുണ്ട്. പലതരത്തിലുള്ള മാനസികമായ പീഡനങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ അതിനെ പരിഹരിക്കാനുള്ള ഒരു തരത്തിലുള്ള അവസരമോ അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള ഒരു രീതിയിലുള്ള മാർഗങ്ങളോ ജോലി സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ടു വയ്ക്കുന്നില്ല.

ഇപ്പോൾ ജോലിസ്ഥലങ്ങളിൽ ആണെങ്കിലും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള മാനസികമാണെങ്കിലും ശാരീരികമായുള്ള സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സ്ഥാപനങ്ങളിൽ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഓരോ മാർഗങ്ങൾ ഇപ്പൊ ഒരു ഏഹ് ആ എന്താ ഒരു ഡോക്ടറിന്റെ ഒരു സേവനം വെക്കാൻ ആണെങ്കിലും ഒക്കെ ഒരുപാട് സഹായകരമായിരിക്കും. എന്നാലും പലരും ഇപ്പോഴും അതിനു തയ്യാറല്ല. ഇല്ല അത് ശരിയാണ്. കാരണം എന്നാ, ആ ഒരു എന്താ പറയുക ഒരു മുൻവിധി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം ജോലിസ്ഥലത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണോ? ഇതൊക്കെ പുറത്ത് പുറത്തുള്ള കാര്യങ്ങളല്ലേ? ഇതെല്ലാം നമ്മൾ പൈസ ഉണ്ടാക്കുക, ആ സ്ഥാപനത്തിന് പൈസ ഉണ്ടാക്കി കൊടുക്കുക. അതുമാത്രമാണ് ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. ആ ചിന്താഗതി മാറണം ജോലിസ്ഥലത്ത്